നമസ്കാരം. ഞാൻ ഏഹ് ഞാൻ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം കുറച്ച് എടുക്കുകയാണ്. ഏഹ് നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ആളാണോ അല്ല പഠിക്കുകയാണോ? എന്താണ് ചെയ്യുന്നത്?

ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് ആണ്. ആഹ്.

അപ്പോൾ നിങ്ങളുടെ ശമ്പളം എങ്ങനെയാണ്? ഐ മീൻ, എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് പൈസയാണ് തരുന്നത്. ആഹ്. ആഹ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ ജോലി വളരെ ഇഷ്ടമാണോ അല്ല നിങ്ങൾ ഏഹ് ചെയ്യേണ്ട

അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച പണി നിങ്ങൾ ആഗ്രഹിച്ചത് തന്നെ കിട്ടിയിരുന്നോ അല്ല നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണോ ഈ പണി കിട്ടിയത്? അല്ല. ആഗ്രഹിച്ചായിരുന്നു. പിന്നെ ഞാൻ കുറെ വർക്ക് വേറെന്തിനോ വേറെ ഒരുത്തന്റെ കീഴിൽ ജോലി ചെയ്ത്. എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്തതാണ്. സ്വന്തമായിട്ട് ചെയ്തതാണ്. മുൻപ് വേറെ ഒരുത്തന്റെ കീഴിലായിരുന്നു ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മ്മ്. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏഹ് വേറെയെന്തെങ്കിലും ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ? ആഹ്. ഇത് തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ട് പോകണമെന്നാണ് ആഗ്രഹം. ഇത് തന്നെ ഒന്ന് കൂടി മെച്ചപ്പെടുത്താൻ ആണ് ആഗ്രഹം അല്ലെ?

അപ്പോൾ നിങ്ങളുടെ കീഴിൽ കുറെ പണിക്കാരൊക്കെ ഉണ്ടല്ലേ?

ആഹ്. അപ്പോൾ അവർക്കെല്ലാം എങ്ങനെയാണ് ശമ്പളം?

അപ്പോൾ ഏഹ് നിങ്ങൾക്ക് എല്ലാ തരം ജോലികളും കിട്ടുന്നുണ്ടോ? വീട് പണിക്ക് ആഹ്. ഏകദേശം വർക്ക് കൊട്ടേഷൻ അങ്ങനെയുള്ള എല്ലാ ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും. വീടിന്റെ ഇന്റീരിയർ പണിയെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്.

പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും നിങ്ങൾക്കങ്ങനെ ജോലി ചെയ്യണം എന്ന് വെച്ച് ആ ഒരു ജീവിതം, ആ ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ആരുടെയെങ്കിലും കണ്ടിട്ട് തോന്നിയോ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന്? അല്ലല്ല. മറ്റുള്ള വീട് കോപ്പി ചെയ്തിട്ട് ഞാൻ അതുപോലെ ചെയ്ത നോക്കലാണ്. ഡിസൈൻ ഞാൻ വരക്കും. ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും. ഞാൻ തന്നെ വരക്കും. ഞാൻ തന്നെ അതിന്റെ അതിന്റെ ഫൗണ്ടേഷൻ മുതൽ ഫിനിഷിങ് വർക്ക് വരെ ഞാൻ ചെയ്ത് കൊടുക്കും.

മ്മ്. അങ്ങനെയാ. അല്ല. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇപ്പോൾ ആരാരെങ്കിലും വേറെയെന്തെങ്കിലും ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ആ ഒരു ഇത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായി ചെയ്യുമായിരുന്നു എന്ന്. ഇല്ലാ? ഇല്ല. ഇല്ല. ഇല്ല. ഇല്ല. ഇല്ല. ഇല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. മ്മ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി വളരെ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അല്ലെ?

ആഹ്. എന്റെ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് തൃപ്തിപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്.

ആഹ്. എന്റെ വീട്ടിൽ ഞാൻ ഈ മേഖലയിൽ ഞാൻ മാത്രമാണ് ഉള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നത് ഒക്കെ അവർക്ക് സ്വന്തമായിട്ട് ഷോപ്പും കടകളുമൊക്കെ പിന്നെ ഗൾഫിൽ ഒക്കെ ഉള്ളതാണ്. ഒരു പെങ്ങൾ ഉണ്ട്. പെങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പോയി. അവൻ ഷോപ്പും കടയുമായിട്ട് പോകുന്നു. അപ്പോൾ ഏഹ് നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകളൊന്നും ജോലിക്ക് പോകലില്ല? ഇല്ല. ഇല്ല. എല്ലാ സ്ത്രീ എന്റെ വൈഫ് ഹൗസ് വൈഫ് ആണ്. ഉമ്മ വീ വീട്ടിൽ തന്നെയാണ്. പിന്നെ അനിയന്മാരുടെ ഭാര്യമാർ വീട്ടിൽ തന്നെയാണ്. എല്ലാവരും ഹൗസ് വൈഫ് ആണ്. മ്മ്. ഈ നിങ്ങളുടെ അനിയന്മാർ ഒക്കെ നല്ല ജോലിയാണോ? എങ്ങനെയാണ്? അനിയന്മാർക്കൊക്കെ സ്വന്തമായിട്ട് ബിസിനസ്സാണ്. എല്ലാ സ്വന്തം കടകളും

കണ്ണൂർ ആയിട്ട് ലാംഗ്വേജിന് ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. അത് അത് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് അല്ലെ. അപ്പോൾ അങ്ങനെ ലാംഗ്വേജ് മാറി. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടാണ് ഏഹ് കാസർഗോഡ് വന്നിട്ടുള്ളതാണ്.

അതെയോ. പഠിക്കുകയാണോ അല്ലെങ്കിൽ?

പഠിക്കുന്നത് ഡിഗ്രി ആണ്. ഏഹ് ജോലി ഇത് തന്നെ. ആൾ ഏഹ് മറ്റുള്ളവരുടെ അഭിപ്രായം മനസ്സിലാക്കി അതിനനുസരിച്ച് ഏഹ് ക് ഇത് കണക്ക്...ഹലോ? കേൾക്കുന്നുണ്ടോ?

പിന്നെ ഈ ഇത് ഇപ്പോൾ ജോലി വേറെ ഒന്നും ചെയ്യാനുള്ള ആഗ്രഹമൊന്നും ഇല്ല എന്നല്ലെ പറഞ്ഞത്. ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ഒരു ഏഹ് എന്താ പറയണ്ടേ. അതിനുള്ള ഇത് ഞാൻ പഠിച്ചിട്ടില്ല. അത് എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു സ്റ്റാർട്ടിങ്ങ് ഒരു സ്റ്റാർട്ടിങ്ങ് കിട്ടിയില്ല. ഓഹ്. അങ്ങനെയാണ്. വല്ല ഏഹ് ജോലി അല്ല. ഇപ്പോൾ പെട്ടെന്നൊരു സാമ്പത്തിക ഏഹ് ഏഹ് സാമ്പത്തിക നില വളരെ താഴ്ന്നാൽ അപ്പോൾ ചോദിക്കട്ടെ. നിങ്ങൾ അത് ചെയ്യില്ല. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല ഇന്റെരെസ്റ്റ് ഉണ്ട്. ചെയ്യാനുണ്ട് ഇന്റെരെസ്റ്റ്. ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്. ഞാൻ ചെയ്യും. തീർച്ചയായിട്ടും ചെയ്യും. ചെയ്യുമോ? അല്ല. നിങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ. ഞാൻ ഇതിനു വേണ്ടി ബാക്കിയുള്ള ജോലികളൊക്കെയും നിർത്തി വെക്കുമെന്ന് ഒക്കെ അല്ല. ഇതിപ്പോൾ ഈ പണി അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ചെയ്യുന്നതല്ല. പക്ഷെ സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ടേ? അതെ. അല്ല. ആഹ് ഞാൻ ചോദിച്ചതാണ്. ഓക്കേ. ഹ്മ്.